GChemPaintലെ ഫോർമേഷൻ ഓഫ് മോളിക്യൂൾസ് എന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് compoundsന്റെ സ്ട്രക്ചർ ചേർക്കുന്നതും അതിൽ മാറ്റങ്ങൾ വരുത്തുന്നതും
നിലവിലുള്ള എലിമെന്റ് മാറ്റുന്നത്
ആൽക്കിൽ ഗ്രൂപ്പുകൾ ചേർക്കുന്നത്
കാർബൺ ചെയിൻ ചേർക്കുന്നതും അതിൽ മാറ്റങ്ങൾ വരുത്തുന്നതും
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് ഓസ് വെർഷൻ
1204 ഗ്ചെമ്പെയിന്റ് വെർഷൻ 01210
ഈ ട്യൂട്ടോറിയലിനായി ഗ്ചെമ്പെയിന്റ് കെമിക്കൽ സ്ട്രക്ചർ എഡിറ്റർ അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക
പ്രൊപ്പേൻ ബ്യൂട്ടനെ ഹെപ്റ്റനെ എന്നിവയുടെ സ്ട്രക്ചർ ഈ സ്ലൈഡിൽ കാണാം
പ്രൊപ്പേൻ ബ്യൂട്ടനെ എന്നിവയുടെ structureഓട് കൂടിയ ഒരു പുതിയ ഗ്ചെമ്പെയിന്റ് ആപ്പ്ളിക്കേഷൻ തുറന്നിട്ടുണ്ട്
ബ്യൂട്ടനെ structureലെ അവസാനത്തെ കാർബൺ ആറ്റങ്ങൾക്ക് പകരം ക്ലോറിനെ ആറ്റങ്ങൾ ചേർക്കാം
ഇതിനായി ഞാൻ പീരിയോഡിക്ക് ടേബിൾ കോംബോ ബട്ടൺ ഉപയോഗിക്കുന്നു
കറന്റ് എലിമെന്റ് ഡ്രോപ്പ് ഡൌൺ അറോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഇത് പീരിയോഡിക്ക് ടേബിൾ കോംബോ ബട്ടൺ എന്നറിയപ്പെടുന്നു
അതിൽ തന്നെയുള്ള മോഡർൻ പീരിയോഡിക്ക് ടേബിൾ നിരീക്ഷിക്കുക
tableൽ സിഎൽ ക്ലിക്ക് ചെയ്യുക
ടൂൾ ബോക്സിലെ സിഎൽ നിരീക്ഷിക്കുക
അഡ് ഓർ മോഡിഫൈ അൻ അട്ടോം ടൂൾ ക്ലിക്ക് ചെയ്യുക
അവസാനത്തെ atomsന് പകരം ക്ലോറിനെ അറ്റോംസ് ആക്കാൻ അതിൽ ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ കിട്ടിയ പുതിയ സ്ട്രക്ചർ 12 ഡൈക്ലോറോയേത്തേൻ ആണ്
structureന് താഴെ അതിന്റെ പേര് എഴുതാം
അഡ് ഓർ മോഡിഫൈ a ടെക്സ്റ്റ് ടൂൾ ക്ലിക്ക് ചെയ്യുക
ടെക്സ്റ്റ് ടൂൾസ് പ്രോപ്പർട്ടി പേജ് തുറക്കുന്നു
structureന് താഴെയുള്ള ഡിസ്പ്ലേ areaയിൽ ക്ലിക്ക് ചെയ്യുക
പച്ച ബോക്സിനുള്ളിലെ ബ്ലിങ്കിങ് കർസർ നിങ്ങൾക്ക് കാണാം
ബോക്സിനുള്ളിൽ 12 ഡൈക്ലോറോയേത്തേൻ എന്ന് ടൈപ്പ് ചെയ്യുക
ടെക്സ്റ്റ് ടൂളിന്റെ പ്രോപ്പർട്ടി പേജ് ക്ലോസ് ചെയ്യാനായി സെലക്ട് ഒനെ ഓർ മോർ ഒബ്ജക്റ്റ്സ് ടൂൾ ക്ലിക്ക് ചെയ്യുക
അടുത്തതായി പ്രൊപ്പേൻ structureന്റെ നടുവിലുള്ള കാർബൺ ആറ്റത്തിന് പകരം ഓക്സിജൻ ആറ്റം കൊടുക്കാം
പ്രൊപ്പേൻ structureന്റെ നടുവിലുള്ള ആറ്റത്തിന് അരികിലായി കർസർ വയ്ക്കുക
വലിയക്ഷരം O പ്രസ് ചെയ്യുക
Oയും Osയും അടങ്ങിയ ഒരു സബ് മെനു തുറക്കുന്നു
O തിരഞ്ഞെടുക്കുക
കാർബൺ ഹൈഡ്രോജൻ ആറ്റങ്ങൾക്ക് പകരം ഓക്സിജൻ ആറ്റം ചേർക്കപ്പെടുന്നു
പുതിയ സ്ട്രക്ചർ ഡൈംതൈലെതർ ആണ്
structureന് താഴെ അതിന്റെ പേര് എഴുതാം
അഡ് ഓർ മോഡിഫൈ a ടെക്സ്റ്റ് ടൂൾ ക്ലിക്ക് ചെയ്യുക
structureന് താഴെ ഡിസ്പ്ലേ areaയിൽ ക്ലിക്ക് ചെയ്യുക
ബോക്സിനുള്ളിൽ ഡൈംതൈലെതർ എന്ന് ടൈപ്പ് ചെയ്യുക
ഇപ്പോൾ ഫയൽ സേവ് ചെയ്യാം
ടൂൾ ബാറിൽ സേവ് തെ കറന്റ് ഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക
സേവ് എഎസ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു
ഫയലിന്റെ പേര് chloroethane എതർ എന്ന് എന്റർ ചെയ്യുക
സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
വിൻഡോ ക്ലോസ് ചെയ്യാനായി ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഒരു അസൈൻമെന്റ് എത്തനെ പെന്റനെ എന്നിവയുടെ സ്ട്രക്ചർസ് വരയ്ക്കുക
Ethaneന്റെ ഒരു കാർബൺ ആറ്റം മാറ്റി അവിടെ ബിആർ കൊടുക്കുക
Pentaneന്റെ അവസാനത്തെ കാർബൺ atomsന് പകരം അവിടെ I ചേർക്കുക
നിങ്ങളുടെ പൂർത്തിയാക്കപ്പെട്ട അസൈൻമെന്റ് ഇത് പോലെ ആയിരിക്കണം
ഇപ്പോൾ ഞാൻ ആൽക്കിൽ ഗ്രൂപ്സ് വിശദമാക്കാം
Alkaneന്റെ ഒരു ഭാഗം ആണ് ആൽക്കിൽ ഗ്രൂപ്പ്
ഉദാഹരണത്തിന് മെത്തനെ CH4ന്റെ ഒരു ഭാഗം ആണ് മീഥൈൽ ച്ച്3
ആൽക്കിൽ groupന്റെ തുടർന്നുള്ള അംഗങ്ങൾ ഒരു ച്ച്2 ഗ്രൂപ്പിന് വ്യത്യാസപ്പെട്ടിരിക്കും
ആൽക്കിൽ ഗ്രൂപ്പ് സീരീസിലെ Homologuesൽ ഉൾപ്പെടുന്നവ മീഥൈൽ ച്ച്3 എത്തിൽ c2ഹ്5 പ്രൊപ്പൈൽ c3ഹ്7 ബ്യൂട്ടിൽ c4ഹ്9 തുടങ്ങിയവ
ഹെപ്റ്റനെ സ്ട്രക്ചർ ഉള്ള ഒരു പുതിയ ഗ്ചെമ്പെയിന്റ് ആപ്പ്ളിക്കേഷൻ തുറന്നിട്ടുണ്ട്
ഇപ്പോൾ കാർബൺ ചെയിൻ പൊസിഷനുകൾ എങ്ങനെ നമ്പർ ചെയ്യാമെന്ന് നോക്കാം
ചെയിൻ പൊസിഷൻ തിരിച്ചറിയാൻ നംബറിംഗ് സഹായിക്കുന്നു
അഡ് ഓർ മോഡിഫൈ a ടെക്സ്റ്റ് ടൂൾ ക്ലിക്ക് ചെയ്യുക
ആദ്യത്തെ ചെയിൻ പൊസിഷന് അരികിലുള്ള ഡിസ്പ്ലേ areaൽ ക്ലിക്ക് ചെയ്യുക
പച്ച ബോക്സിൽ 1 എന്റർ ചെയ്യുക
അടുത്തതായി രണ്ടാമത്തെ ചെയിൻ പൊസിഷന് അരികിൽ ക്ലിക്ക് ചെയ്യുക
ബോക്സിൽ 2 എന്റർ ചെയ്യുക
അത് പോലെ മറ്റ് ചെയിൻ പൊസിഷനുകൾ 3 4 5 6 7 എന്നിങ്ങനെ നമ്പർ ചെയ്യുന്നു
ഇപ്പോൾ Heptaneനെ വിവിധ പൊസിഷനുകളിൽ ആൽക്കിൽ ഗ്രൂപ്സ് നൽകി ബ്രാഞ്ച് ചെയ്യുന്നു
മൂന്നാമത്തെ പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ചേർക്കുന്നു
അഡ് a ബോണ്ട് ഓർ ചങ്ങെ തെ മൾട്ടിപ്ലിസിറ്റി ഓഫ് എക്സിസ്റ്റിംഗ് ഒനെ ടൂൾ ക്ലിക്ക് ചെയ്യുക
പൊസിഷനിൽ ക്ലിക്ക് ചെയ്യുക
ആറ്റങ്ങളിൽ വരുന്ന മാറ്റം ശ്രദ്ധിക്കുക
അഞ്ചാമത്തെ പൊസിഷനിൽ ഒരു എത്തിൽ ഗ്രൂപ്പ് ചേർക്കാം
അഡ് a ചെയിൻ ടൂൾ ക്ലിക്ക് ചെയ്യുക
പൊസിഷനിൽ ക്ലിക്ക് ചെയ്യുക
അടുത്തതായി എല്ലാ പൊസിഷനിലേയും അറ്റോംസ് ഡിസ്പ്ലേ ചെയ്യിക്കുന്നു
പൊസിഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക
ഒരു സബ്മെനു തുറക്കുന്നു
അട്ടോം സിലക്റ്റ് ചെയ്ത് ഡിസ്പ്ലേ സിംബോൾ ക്ലിക്ക് ചെയ്യുക
അത് പോലെ മറ്റ് പൊസിഷനുകളിലും അറ്റോംസ് ഡിസ്പ്ലേ ചെയ്യിക്കുന്നു
ഒരു പോസിഷനിൽ എത്ര പ്രാവിശ്യം ബ്രാഞ്ച് ചെയ്യാമെന്ന് നോക്കാം
അഡ് a ബോണ്ട് ഓർ ചങ്ങെ തെ മൾട്ടിപ്ലിസിറ്റി ഓഫ് എക്സിസ്റ്റിംഗ് ഒനെ ടൂൾ ക്ലിക്ക് ചെയ്യുക
നാലാമത്തെ പൊസിഷൻ ക്ലിക്ക് ചെയ്യുക
വീണ്ടും ക്ലിക്ക് ചെയ്യുക
കാർബൺ ചെയിനിലെ ബ്രാഞ്ചിംഗ് നിരീക്ഷിക്കുക
മൂന്നാമതും ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ബ്രാഞ്ചിംഗ് കാണുന്നില്ല
ശ്രദ്ധിക്കുക ഓരോ പൊസിഷനിലും രണ്ട് പ്രാവശ്യം മാത്രമേ ബ്രാഞ്ചിംഗ് സാധ്യമായിട്ടുള്ളൂ
എന്തെന്നാൽ ഇത് Carbonന്റെ ടെട്ര valencyക്ക് അനുസൃതമാണ്
ഫയൽ സേവ് ചെയ്യാനായി CTRL S പ്രസ് ചെയ്യുക
സേവ് എഎസ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു
ഫയലിന്റെ പേര് ആൽക്കിൽ ഗ്രൂപ്സ് എന്ന് എന്റർ ചെയ്യുക
സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് compoundsന്റെ സ്ട്രക്ചർ ചേർക്കുന്നതും അതിൽ മാറ്റം വരുത്തുന്നതും
നിലവിലുള്ള എലിമെന്റ് മാറ്റുന്നത്
ആൽക്കിൽ ഗ്രൂപ്പുകൾ ചേർക്കുന്നത്
കാർബൺ ചെയിൻ ചേർക്കുന്നതും അതിൽ മാറ്റം വരുത്തുന്നതും
ഒരു അസൈൻമെന്റ് ഒക്ടേൻ സ്ട്രക്ചർ വരയ്ക്കുക
ചെയിനിന്റെ നാലാമത്തേയും അഞ്ചാമത്തേയും പൊസിഷനുകളിൽ യഥാക്രമം പ്രൊപ്പൈൽ ബ്യൂട്ടിൽ ഗ്രൂപ്പുകൾ ചേർക്കുക
നിങ്ങളുടെ പൂർത്തിയാക്കപ്പെട്ട അസൈൻമെന്റ് ഇത് പോലെ ആയിരിക്കണം
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്